ആഹ് സംസാരിക്കാൻ ഞാഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അടുത്തൊരു വിഷയവുമായി. ആഹ് ഈ വിഷയത്തെ കുറിച്ച് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആഹ് നന്ദി, നമസ്‍കാരം. hello, നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാന്‍ പോകുന്നത് ഒന്നാം ലോകമഹായുദ്ധത്തെ കുറിച്ചാണ്. യുറോപ്പ് കേന്ദ്രമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് july ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് november പതിനൊന്ന് വരെ ലോക മഹാ യുദ്ധത്തെയാണ് ഒന്നാം ലോകമഹായുദ്ധം എന്നു പറയുന്നത്. തൊണ്ണൂറ് ലക്ഷത്തിലധികം പോരാളികളും, എഴുപത് ലക്ഷത്തിലധികം സാധാരണക്കാരും ഈ യുദ്ധത്തിന്റെ ഭാഗമായി മരണപ്പെട്ടു. ലോകമഹായുദ്ധം ത്തില്‍ പെട്ട രാജ്യങ്ങളുടെ സാങ്കേതികവും വ്യാവസായികവുമായ വളർച്ചയെയും രാഷ്ട്രിയ ഇടപെടലുകളേയും യുദ്ധത്തിന്‍റെ തീവ്രത വർദ്ധിപ്പിച്ചു. ലോകം കണ്ട ഏറ്റവും ക്രൂരമായ യുദ്ധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഈ യുദ്ധം പങ്കെടുത്ത രാജ്യങ്ങളിൽ വിപ്ലവങ്ങൾ ഉൾപ്പെടെ വളരെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവച്ചു. ലോകത്തിലെ എല്ലാ സാമ്പത്തിക ശക്തികളും യുദ്ധത്തിയുദ്ധത്തിന്റെ രണ്ടു വിരുദ്ധ ചേരികളിലായി സ്ഥാനം പിടിച്ചു. ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൺ, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന സഖ്യ ശക്തി കളും ഓസ്ട്രിയ-ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്ന് കേന്ദ്രീയശക്തികളുമായിരുന്നു യുദ്ധരംഗത്ത് സജീവമായി നിലയുറപ്പിച്ചത്. മൂന്നാം മുന്നണി യിൽ ഉൾപെട്ടിരുന്ന ഇറ്റലി കേന്ദ്രമായ മൂന്നാം മുന്നണിയിൽ ഉൾപെട്ടിരുന്ന ഇറ്റലി കേന്ദ്രകേന്ദ്രിയ ശക്തികളോടു ചേരാതെ സംഖ്യ കക്ഷികളോടു ചേർന്നു. പിന്നീട് സംഖ്യ ശക്തികൾ പുനക്രമീകരിക്കപ്പെടുകയും യുദ്ധം പുപുരോഗമിക്കുന്നതിനനുസരിച്ച്‌ കൂടുതൽ രാജ്യങ്ങൾ അംഗങ്ങളാവുകയും ചെയ്തു. ഇറ്റലി, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ സംഖ്യകക്ഷികളോടും ഓട്ടോമൻ ചക്രവർത്തിയും ബൽഗേറിയയും കേന്ദ്രിയ ശക്തികളോടും ചേർന്നു. അറുപത് ദശലക്ഷം european മാർ എഴുപത് ദശലക്ഷം സൈനിക ഉദ്യോഗസ്ഥരുമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഒന്നായ ഇതിനെ ഒന്നിച്ചു ചേർക്കപ്പെട്ട ഓസ്ട്രിയ-ഹംഗറി കിരീടവകാശി ആര്‍ച്ച്ഡ്യൂക്ക് ഫെര്‍ഡിനന്‍റ് ഫ്രാന്‍സിസ് ഫെര്‍ഡിനന്‍റൽ സരയുവോവയില്‍ വച്ച് yugoslavia ക്കിയൻ ദേശീയവാദിയായ ഗവരില്ലോ പ്രിന്സിപ്പിനാൽ കൊലപ്പെ ട്ടതാണ് യുദ്ധത്തിന്‍റെ മൂലകാരണം. ഫ്രാൻസ്, റഷ്യ, ബ്രിട്ടൺ, ഇറ്റലി, അമേരിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് സഖ്യ കക്ഷികളും, ഓസ്ട്രേലിയ-ഹംഗറി, ജർമ്മനി, ബൾഗേറിയ, ഓട്ടോമൻ സാമ്രാജ്യം എന്നിവ ചേർന്ന് കേന്ദ്രീയശക്തികളും യുദ്ധരംഗത്ത് സജീവമായി നിലയുറപ്പിച്ചു. വേ versai ഉടമ്പടി ഒപ്പുവച്ചതിനു ശേഷം ലോകം ലോകമഹായുദ്ധം അവസാനിപ്പിച്ചു. ലോകഭൂപട ത്തിന്‍റെ നാല് പ്രധാന സാമ്രാജ്യങ്ങൾ ശിഥീകരശിഥീലികരണത്തിന് ഈ യുദ്ധം കാരണമായി. ഓസ്ട്രിയ-ഹംഗറ ജർമ്മനി, ഓട്ടോമൻ, റഷ്യ എന്നീ സാമ്രാജ്യങ്ങളാണ് തകർച്ച നേരിട്ടത്. ജർമ്മനിയുടെ സ്വാധീനം അതിന്‍റെ അതിർത്തികൾക്കുള്ളിൽ ഒതുങ്ങി. ചെക്കോസ്ലൊവാക്യ, യൂഗോസ്ലാവിയ, പോളണ്ട് എന്നീ പുതിയ രാജ്യങ്ങൾ പിറവിയെടുക്കുകയും, പുനഃസ്ഥാപിക്കപ്പെടുകയോ ചെയ്തു. നെപ്പോളിയന്‍റെ കാലഘട്ടത്തിലെ യുദ്ധങ്ങള്‍ പത്തൊമ്പതാം നൂറ്റാണ്ടിന്‍റെ മധ്യത്തില്‍ ദേശീയതാ പ്രസ്ഥാനങ്ങളും രൂപം നൽകിയ ലോകക്രമം ഒന്നാം ലോകമഹായുദ്ധത്തിനുശേഷം അപ്രസക്തമായി. യുദ്ധവും അതിന്‍റെ അനന്തരഫലങ്ങളും മറ്റൊരു ലോകയുദ്ധത്ത ത്തിനു മൂലകാരണമായി എന്നഎന്നതാണ് ഒന്നാം ലോകമഹായുദ്ധത്തിന്‍റെ ഏറ്റവും വലിയ പ്രത്യാഘാതം. ഇതിന്‍റെ കാരണങ്ങള്‍ പറയുകയാണെങ്കില്‍ ബാൾക്കൻ പ്രതിസന്ധിക്കു ശേഷം ഓസ്

ന് വെടിവച്ചുകൊന്നു. ഓസ്ട്രിയയിൽ നിന്നും ബോസ്നിയയയുടെ സ്വാതന്ത്ര്യം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചിരുന്ന Young bosnia എന്ന സംഘടന യുടെ ഭാഗമായിരുന്ന ഗാവ്രിലോ ആർച്ച്ഡ്യൂക്ക് ഫെർഡിനന്‍റ് കൊലപാതകത്തിൽ സെർബിയയ്ക്കും പങ്കുണ്ടെന്നാരംഭിച്ചു. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് june ഇരുപത്തിയെട്ടിന് ഓസ്ട്രിയ സെർബിയക്ക് എതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതോടുകൂടി ഇരുപക്ഷത്തുമായി രാജ്യങ്ങൾ അണിനിരന്നു ഒന്നാം ലോകമഹായുദ്ധത്തിന്‍റെ പ്രത്യക്ഷകാരണമായി ഈ യുദ്ധം യുദ്ധവും യുദ്ധത്തിനു പരോക്ഷ കാരണം ഒട്ടേറെ വേറെയും ഉണ്ട്. ഇത് മൂലം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതില്‍ ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു.

പ്പത്തൊൻപത് മുതല്‍ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചു വരെ കാലത്തെ ആഗോളതലത്തിൽ സഖ്യകക്ഷികളും അച്ചുതണ്ടുശക്തികളും തമ്മിൽ നടന്ന നാളിതുവരെ മനുഷ്യചരിത്രം കണ്ട ഏ റ്റവും ഭീകരമായ ഒരു പോരാട്ടത്തിൽ എഴുപത്തി രണ്ടു ദശലക്ഷം പേർ ഇതിൽ ഇഇരുപത്ത് നാല് ദശലക്ഷം സൈനികരുമുണ്ടായിരുന്നു. മരണമടഞ്ഞു എഴുപതിലേറെ രാജ്യങ്ങൾ തമ്മിൽ ഭൂഗോളത്തിന്‍റെ നാനാദിക്കിലുമായി നടന്ന ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. അമേരിക്ക, സേവിയറ്റ് യൂണിയൻ, ചൈന, ബ്രിട്ടന്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെട്ട സഖ്യകക്ഷികളും ജർമ്മനി, ജപ്പാൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ നേതൃത്വം നൽകിയ അച്ചുതണ്ടുശക്തികളും പപപരാജയപ്പെടുത്തി. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനെട്ട് വരെ ഒന്നാം ലോകമഹായുദ്ധത്തിനൊടുവിൽ versai ഉടമ്പടിയാണ് ഇതിന്‍റെ മൂലകാരണങ്ങളില്‍ ഒന്ന്.

ദശലക്ഷക്കണക്കിനാളുകളുടെ ജീവ ഹാനിയും, ഭൂനഷ്ടവുമുണ്ടായി. സമ്പദ്ഘടന തകർത്തു. എന്നാൽ ആയിരത്തി തൊള്ളായിര എന്നാല്‍ പതിനാല് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് january യിൽ‍ അഡോൾഫ് ഹിറ്റ്ലര്‍ നാസി പാർട്ടി അധികാരത്തിൽ വന്നതോടെ വെറും

ഇരുപത് വർഷം മുൻപ് versai ഉടമ്പടിയിലൂടെ ലോകത്തിന് മുന്നില്‍ നിന്നും നേരിട്ട നാണക്കേടിൽ നിന്ന് മോചനം നേടാനായി ലോകത്തില് ശുദ്ധശക്

ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് october ജര്‍മ്മനി ലീഗ് ഓഫ് നാഷൻസിൽ നിന്ന് പിന്മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് versai ഉടമ്പടിയെ കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ജര്‍മ്മനി german വായുസേന രൂപീകരിച്ചത്. ഒപ്പം തന്നെ കര നാവികസേനകളെ വിപുലീകരിച്ചു. അതിനിനിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് oc tober ല്‍ മധ്യധരണ്യാഴിയിൽ ആധിപത്യം ലക്ഷ്യമാക്കി, ഇറ്റലി അബിസ്സീനിയെ ആക്രമിച്ച് കീഴ്പെടുത്തി. ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് july യിൽ ഹിറ്റ്ലർ versai ഉടമ്പടി അസാധുവായി പ്രഖ്യാപിച്ചു. ഇതേ കൊല്ലം september ല്‍ ജപ്പാൻ ചൈനയെ ആക്രമിച്ച് ഏഷ്യയില്‍ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു.

ജർമനി പ്രഖ്യാപിച്ചു. ജ പ്രഖ്യാപിച്ചു. അവകാശം ഉന്നയിച്ചു versai ഉടമ്പടി പ്രകാരം ചെക്കൊസ്ലൊവാക്യയിലെ നിയന്ത്രണത്തില്‍, നിയന്ത്രണം ഫ്രാന്‍സ് ബ്രിട്ടൺ, ഇറ്റലി എന്നീ രാജ്യങ്ങളുടെ കൈവശമായിരുന്നു. ഇതോടു കൂടി ഞാന്‍ നിർത്തുന്നു, നന്ദി.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

ഇത് തയ്യാറാക്കി നോക്കണം എന്നു പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആ ഇന്നമ്മക്ക് ഏർ കൊർച്ച് GKquestion ആയാലോ

ആ time ല് നല്ലതാവും

okay എന്നാ ചോയിക്ക്

അതായത് ബെല്ലായിപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്

ആ കൃതി വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടില്ല പക്ഷെ എടെയോ കേട്ടിട്ടുണ്ട്